എടുത്തു കൂട്ടുന്നതിന് ശംസുദ്ധീനെ അബ്ദുൾകലാം സഹായിച്ചിരുന്നു ഈ സഹായത്തിന്ന് ശംസുദ്ധീൻ കലാമിന് ചെറിയ പാരിതോഷികം നൽകുമായിരുന്നു ഇതായിരുന്നു തന്റെ ആദ്യത്തെ വേദനം എന്നും അദ്ദേഹം തന്റെ ആത്മകഥയിൽ രേഖപെടുത്തിയിരിക്കുന്നു കലാം ജനിച്ച വീട് രാമേശ്വരത്തെ മോസ്ക് street ഇൽ ഇന്നും കാണാവുന്നതാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ നടത്തുന്ന അപൂർവ്വ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയും ഇതിനോട് ചേർന്ന് തന്നെ കാണാം രാമനാദാപുരത്തെ ഷവാട്ട് school ഇലായിരുന്നു കലാമിന്റെ പ്രാഥമിക വിദ്യാഭാസം school വിദ്യാഭാസകാലത്ത് അബ്ദുൾകലാം ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു എങ്കിലും പുതിയകാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി എത്ര കഠിനാദ്ധ്വാനം ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു പഠനത്തിന് വേണ്ടി മണിക്കൂറുകളോളം അബ്ദുൾകലാം ചെലവഴിക്കാറുണ്ടായിരുന്നു ഗണിതമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപെട്ട വിഷയം കലാമിന്റെ മുതിർന്ന സഹോദരിയുടെ ഭർത്താവ് ജലാലുദ്ധീൻ ആയിരുന്നു ആ ഗ്രാമത്തിൽ english ഭാഷ സംസാരിക്കാൻ അറിയാവുന്നവരിൽ ഒരാൾ ജലാലുദ്ധീൻ പുതിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും ശാസ്ത്ര നേട്ടങ്ങളെ കുറിച്ചും അബ്ദുൾ കലാമിനോട് പറയുമായിരുന്നു കലാമിന്റെ വിദ്യാഭാസത്തിൽ ജലാലുദ്ധീൻ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് സത്യസന്ധയും അച്ചടക്കവും എനിക്ക് എന്റെ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചതാണ് എന്നാൽ ശുപാപ്തി വിശ്വാസവും ദയാവായ്പ്പും എനിക്കു കിട്ടിയത് എന്റെ മൂന്ന് സഹോദരന്മാരിൽ നിന്നും സഹോദരിയിൽ നിന്നുമാണ് ആത്മകഥയായ അഗ്നി ചിറുകുകളിൽ നിന്നും ഒരു വാചകം രാമേശ്വരം school ഇൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം കലാം തിരുച്ചിറപ്പള്ളി saint josephs college ൽ ഉപരിപഠനത്തിനായി ചേർന്നു

താല്പര്യം ഉണ്ടായിരുന്നു ആകാശങ്ങളിൽ പറക്കുക എന്ന തന്റെ സ്വപ്നം യാഥാർഥ്യം ആകണമെങ്കിൽ ഭൗതിക ശാസ്ത്രപഠനം കൊണ്ട് മാത്രം കാര്യമാവില്ല എന്ന് മനസിലാക്കിയ കലാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ aerospace engineering പഠിക്കുവാനായി മദ്രാസിലേക്ക് പോയി അക്കാലത്ത് സാങ്കേതിക വിദ്യ പഠനത്തിൽ പ്രശസ്തമായ മദ്രാസ് institute of technology ഇൽ ഉപരിപഠനത്തിനായി ചേർന്നു വിമാനത്തിന്റെ സാങ്കേതിക വശങ്ങൾ മനസിലാക്കുവാൻ college ൽ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടു വിമാനങ്ങൾ കലാം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പഠനത്തിന്റെ രണ്ടാം വർഷത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഐച്ഛികമായി എടുത്തു പഠിക്കേണ്ടിയിരുന്നു aeronautics അഥവാ വ്യോമായന വിജ്ഞാനീയം എന്ന വിഷയമാണ് തന്റെ ഐച്ഛികമായി കലാം തിരിഞ്ഞടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ആഹ് hindusthan aeronautics ഇൽ training നായി ചേർന്നു വിമാനങ്ങളുടെ pilot ആവാനായിരുന്നു കലാമിന് ആഗ്രഹം വ്യോമസേനയുടെ pilot പരീക്ഷയിൽ പരാജയപ്പെട്ടത് കലാമിനെ കുറച്ചൊന്നുമല്ല നിരാശനാക്കിയത്

directorate of techno technical development and production air എന്ന സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ജോലിക് ചേർന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ദ്രാലയത്തിന്റെ കീഴിലുള്ളതായിരുന്നു ഈ സ്ഥാപനം പ്രധിരോധ മേഖലക്കായി സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും വികസിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത് indian സൈന്യത്തിന് വേണ്ടി ഒരു super sonic target aircraft നിർമ്മിക്കുക എന്നതായിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ കലാമിന്റെ ആദ്യ ദൗത്യം ഈ ഉദ്യോഗത്തിൽ കലാം പൂർണ്ണ സംതൃപ്തൻ അല്ലായിരുന്നു

നന്ദി അദ്ദേഹം പൂർത്തിയാക്കി പ്രതിരോധ മന്ത്രിയായ VK കൃഷ്ണമേനോൻ നന്ദിയെ കാണാൻ വന്നു അദ്ദേഹത്തിന് നന്ദിയിൽ പറക്കണമെന്ന് ആഗ്രഹം തോന്നി മാത്രമല്ല കലാം തന്നെ അത് പറപ്പിക്കണം എന്നും അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു കലാം മന്ത്രിയെയും കൊണ്ട് സുരക്ഷിതമായി പറന്ന് തിരിച്ചെത്തി സാങ്കേതികമായി നന്ദി വിജയിച്ചെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ പദ്ധതി നിർത്തി വെച്ചു തന്നെ ഒരുപാട് വേദനിപ്പിച്ച സംഭവങ്ങളിൽ ഒന്നായി കലാം ഇത് രേഖപെടുത്തിയിരിക്കുന്നു tata insti institute of fundamental research ഇന്റെ directorprofessorMGK മേനോൻ ആയിടക്കാണ് HL ഇൽ എത്തിയത് മേനോൻ ആണ് കലാമിലെ rocket engineer എ

ചേരുവാനായി അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം തുമ്പായിൽ ഒരു വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ കലാമിനെ ഏല്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലായിരുന്നു അത് തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ അബ്ദുള്കലാമിന് എല്ലാം അദ്യം മുതൽ തുടങ്ങേണ്ടിയിരുന്നു തിരുവനന്തപുരത്തെ തുമ്പ മേരി മക്ഡലിന് പള്ളിയിലെ പ്രാർത്ഥനാമുറിയിലായിരുന്നു എന്റെ ആദ്യ laboratorydesign and drawing room bishop ഇന്റെ മുറിയിലായിരുന്നു എന്ന് കലാം ആത്മകഥയായ അഗ്നിചിറകുകളിൽ അനുസ്മരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ rocket ആയ നൈക്കി അപ്പാച്ചി കലാമിൻെറ നേത്ര് പാടവത്തിന്റെ ഫലമായി അധികം താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഒന്നാം തിയതി തുമ്പയിൽ നിന്ന് ആകാശത്തിലേക്ക് കുതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സാരാഭായ് കലാമിനെയും air force ഇലെ captianVS നാരായനെയും വിളിച്ചുവരുത്തി ഉപഗ്രഹനിക്ഷേപിണികളെ കുറിച്ച് സംസാരിച്ചു ദില്ലി അശോക hotel ലിലെ ഈ ചർച്ചയാണ് indian rocket കൾക്കും missile കൾക്കും വഴി മരുന്നിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കലാം indian space research organisation ഇൽ നിയമിതനായി ഇതോടെ കലാം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹവിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുക്കാനുള്ള സംഘത്തിന്റെ തലവനായി നിയമിക്കപ്പെട്ടു ഇന്ത്യ ആദ്യ rocket വിക്ഷേപിക്കുമ്പോൾ range safety director ആയിരുന്ന കലാം മനസ്സും ശരീരവും

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് പത്തിന് ശ്രീഹരി കോട്ടയിൽ SLV3 വിക്ഷേപണത്തിന് തയ്യാറായി ഇരുപത്തി മൂന്ന് metre നീളവും പതിനേഴ് ton ഭാരവുമുള്ള rocket ബ്രഹ്മണപദത്തെ ലക്ഷ്യമാക്കി ഉയർന്നു രാഷ്ട്രം മുഴുവൻ ഉറ്റുനോക്കിയ വിക്ഷേപണമായിരുന്നു അത് എന്നാൽ മുന്നൂറ്റി പതിനേഴ് second കൾക്ക് ശേഷം indian മഹാ സമുദ്രത്തിൽ rocket തകർന്നു വീണു വിക്ഷേപണ പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് തന്നിലേക്ക് ഒതുങ്ങി കൂടിയ കലാമിന്ന് അന്നത്തെ VSSEdirectordoctor ബ്രഹ്മ പ്രകാശ് വീണ്ടും ആത്മ വീര്യം പകർന്നു

three യുടെ വിജയം കലാമിനെ ആഗോള പ്രശസ്തനാക്കി ഹൈദരാബാദിലെ defence research and development organisation ന്റെ തലവനായി കലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ചുമതലയേറ്റത് indian missile സാങ്കേതിക വിദ്യയിലെ വഴിത്തിരിവാകുകയായിരുന്നു ദീർഘകാലമായി സുഖനിദ്രയിലായിരുന്ന ഈ സ്ഥാപനത്തിന് പുതുജീവൻ കൈ വരാൻ ഈ നിയമനം സഹായിക്കും DRDO തലവനായി കലാമിനെ തെരഞ്ഞടുത്തതിനെ പറ്റി പ്രമുഖ ആണവ ശാസ്ത്രജ്ഞൻ ശാസ്ത്രകാരൻ doctor രാജ രാമണ്ണ പറഞ്ഞത് പിന്നീട് ചരിത്രമായി കലാം ആഹ് പിന്നീട് പരിശീനലങ്ങൾക്കും മറ്റുമായി അമേരിക്ക ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ടിപ്പു സുൽതാൻ പീരങ്കി ഉപയോഗിച്ച് british സൈന്യത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു ചിത്രം NASA യിൽ ഒരു ഗവേഷണകേന്ദ്രത്തിൽ കണ്ടത് കലാം ഓർക്കുന്നു ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു യോദ്ധാവിനെ മറ്റൊരു ഭൂഖണ്ഡത്തിന്റെ ഗവേഷണ കേന്ദ്രത്തിൽ ആദരിക്കുന്നത് കലാം അതിശയത്തോടെ നോക്കി കാണുകയുണ്ടായി ഇക്കാലയളവിലും മറ്റും ഇദ്ദേഹം SLV മൂന്നിന്റെ മെച്ചപ്പെടുത്തലിലും polar satellite launching vehicle ന്റെ നിർമ്മാണത്തിലും ഇടകിച്ചേർന്നിരിക്കുകയായിരുന്നു ഈ രണ്ട് പദ്ധതികൾക്കും തുടക്കത്തിൽ പല തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഒടുവിൽ അവ വിജയകരമായി നൈ പര്യവസാനിക്കുകയാണുണ്ടായത് ആയിരത്തി അറുന്നൂർ kilogram ഭാരമുള്ള ഉപഗ്രഹങ്ങളെ അറുന്നൂറ്റി ഇരുപത് kilometer അകലെയുള്ള ദ്രുവ ബ്രഹ്മണപഥത്തിൽ എത്തിക്കാൻ ശേഷി ഉള്ളവയിരുന്നു polar satellite launch vehicle

എന്നതായിരുന്നു കലാമിന് ചെയ്യേണ്ടുന്നതായ പുതിയ ദൗത്യം ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രി സഭ അംഗീകാരം നൽകിയില്ലെങ്കിലും ഇന്ദിരാഗാന്ധി തനറെ ഭരണഘടനാ അനുസൃതമായ അധികാരം ഉപയോഗിച്ച് ഈ പദ്ധതിക്കു വേണ്ടി പണം അനുവധിക്കുകയായിരുന്നു ഇന്ത്യക്കു വേണ്ടി missile ഉകൾ ഘട്ടംഘട്ടമായി വികസിപ്പിക്കുന്ന ഒരു പദ്ധതി യാണ് കലാം അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന R വെങ്കിട്ടരാമന്റെ മുന്നിലവതരിപ്പിച്ചത് പന്ത്രണ്ട് വർഷമായിരുന്നു പദ്ധതിയുടെ കാലയളവായി കലാം കണക്കാക്കിയിരുന്നത് എന്നാൽ ഈ മാതൃകക്ക് പകരം ഒരു സംയോചിത ഏർ guided missile വികസന പദ്ധതി തയ്യാറാക്കാനും നടപ്പാക്കാനും വെങ്കിട്ട രാമൻ കലാമിനോട് ആവിശ്യപെടുകയായിരുന്നു അങ്ങനെ കലാമിനെ കുറിച്ചുള്ള എന്റെ വിവരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് okay ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇലല്ലോ അപ്പൊ ഞാൻ വെക്കുകയാണ് okay സുഹൃത്തുക്കളെ നമസ്ക്കാരം ഞാന് ഇന്ന് നിങ്ങടെ മുമ്പില് അവതരിപ്പിക്കാൻ പോന്ന Subject അല്ലെങ്കില് വിഷയംന്ന് പറയുന്നത് Football എന്നൊരു കായിക ഇനത്തെ പറ്റിട്ടാണ് ലോകത്തിലെ ഏറ്റോം കൂടുതല് ജനപ്രീതിയുള്ള കായിക ഇനമാണ് കാൽപ്പന്ത് കളി അധവാ നമ്മള് Football എന്ന് പറയുന്ന ആ കായികയിനം പതിനൊന്ന് പേരടങ്ങുന്ന രണ്ട് Team ഉകൾ തമ്മിലുള്ള മത്സരമാണിത് നിങ്ങക്കെല്ലാവർക്കും അറിയുന്നപോലെ പതിനൊന്ന് പേരാവും രണ്ട് Team ലും ഉണ്ടാവുക ഒര് ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് കളി നടക്കുക മൈതാനത്തിൻറെ രണ്ടറ്റത്തും Goal post ൽ സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങക്കെല്ലാവർക്കും അറിയുന്നപോലെ ഗോളാകൃതിയിലുള്ള പന്ത് എതിർ Team ൻറെ Goal ൽ എത്തിക്കുകയാണ് എതിർ Team കളുടെ ലക്ഷ്യം ഏറ്റോം കൂടുതൽ Goal നേടുന്നവർ കളിയിൽ ജയിക്കുന്നു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 എന്നാൽ ഇരു Team ലെയും Goalkeeper മാർക്ക് പന്ത് കൈകൊണ്ട് പിടിക്കാം ഇതിലെ അഹ് ഇവര് പിന്നെ കൈകൊണ്ട് Goalkeeper മാർക്ക് മാത്രേയുള്ളു പന്ത് പിടിക്കാൻ പാറ്റൊള്ളു കളി നിയന്ത്രിക്കുന്നതിന് കളിക്കളത്തിനകത്ത് ഒര് പ്രധാന അഹ് ആളെ നിയോഗിക്കും അഥവാ Referee എന്ന് പറയും മൈതാനത്തിൻറെ ഇരു പാർശ്വങ്ങളിലും ഓരോ സഹ Referee മാരുണ്ടാകും രണ്ട് ഭാഗത്ത്ന്നും കളി നിയന്തിക്കാൻ വാണ്ടിറ്റ് ഈ അഹ്

കളി കളിയുടെ ഭരണസ്‌ അതായത് ലോകത്ത് മൊത്തം ഈ കളിയുടെ ഭരണസമിതി എന്ന് പറയുന്നത് FIFA എന്ന പേരിലാണറിയപ്പെടുന്നത് അഹ് മറ്റു പേരുകളെന്ന് പറയുന്നത് Football soccer അങ്ങനെ അളി ലോക കളി സുന്ദരമായ കളി എന്നൊക്കെതിനെ അർഥം വേരുന്നുണ്ട് FIFA ഈ കളിക്ക് പറയുന്ന മറ്റു പേരുകളാണ് FIFA യുടെ ഈ കളിക്ക് മറ്റുപേരുകളാണ് ആദ്യമായിട്ടികളി അഹ് നടന്നത് നമ്മുടെ ഇംഗ്ലണ്ടിലും ലണ്ടണിലുമാണ്

ഒന്നര നൂറ്റാണ്ടോളമായി ഈ കളി ആരംഭിച്ചിട്ട് പിന്നെ പിന്നെപ്പറയാനുള്ളത് ചൈനയിലെ ഹാൻഡ് സാംബ്രാജ്യകാലത്താണ് Football ആദ്യം അഹ് Football ൻറെ ആദ്യരൂപം കളിച്ചിരുന്നതായി കണക്കാക്കുന്നത് അഹ് ഹാൻഡ് സാംബ്രാജ്യകാലത്താണ് ഇതാദ്യമായിട്ട് കളിച്ച് തുടങ്ങിയ ഈ കളി രൂപപ്പെട്ടത് പിന്നെ Football എന്ന പേരിൽ അമേരിക്കയിൽ മറ്റു ചില കളികളുമുണ്ട് നമ്മുടെ അമേരിക്കാന്ന് പറഞ്ഞ രാജ്യത്ത് Football ന് അഹ് Football ൻറെ അതെ പേരിൽ വേറെ കൊറേ കളികളുണ്ട് അതിനാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപ്പന്ത് കളി അഹ് അവിടെ Soccer എന്നറിയപ്പെടുന്നു അപ്പൊ ഈ Football എന്ന് പേരിലാണ് വേറെ കായികയിനങ്ങളുണ്ടായത്കൊണ്ട് അവിടെ Soccer അഹ് എന്നാണീ കായികയിനത്തെ അറിയപ്പെടുന്നത് അതുപോലെ അവര് Association football എന്നത് മറ്റൊരു പേരാണ് ഈ Soccer ന് അവര് Association football എന്നും പറയുന്നുണ്ട് Federation of international football association അഥവാ FIFA ആണ് ഈ കളിയുടെ നിയമങ്ങള് പരിഷ്‌ക്കരിച്ചതും നടപ്പിലാക്കിയതും പിന്നെ വളരെ ലളിതമായ നിയമങ്ങളും പരിമിതിയായ സൗകര്യങ്ങളും ആണ് Football നെ ജനപ്രിയ ജനപ്രിയമാകുന്നത് ഏകദേശം ഇരുന്നൂറ് രാജ്യങ്ങളിലായിട്ട് കോടിക്കണക്കിനാളുകൾ ഈ കായികവിനോദത്തിലേർപ്പെടുന്നുണ്ട് അതായത് മൊത്തം ഇരുന്നൂറ് ഏകദേശം ഇരുനൂറ് ഇരുന്നൂറ്റിപ്പത്തോളം രാജ്യങ്ങളും നിലവില്ണ്ടെന്നാണ് അറിയപ്പെടുന്നത് അതിലിരുന്നോറോളം രാജ്യങ്ങളും അഹ് ഇരുന്നൂറോ ഇരുന്നോറോളം രാജ്യങ്ങളിൽ കോടിക്കണക്കിനാളുകള് ഈ കായികവിനോദത്തില് പിന്നെ ഏർപ്പെടുന്നുണ്ട് Latin american രാജ്യങ്ങൾ അതുപോലെ യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് Football ഏറ്റോം പ്രചാരണത്തിലുള്ളത് നമുക്കറിയാവുന്നത് പോലെ ഇപ്പൊ Latin american രാജ്യങ്ങളായ അർജെന്റിന ബ്രസീല് ഉറുഗ്വ ചിലി ആ ഭാഗത്തുള്ള രാജ്യങ്ങള് അതേപോലെ യൂറോപ്പിലെ ഇന്ഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ ഫ്രാൻസ് ജർമനി അവര് അവിടെയി രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ഈ കളി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 FIFA യുടെ അംഗീകാരം Sevens football ആണ് നടക്കുന്നത് മറ്റേത് പറയുന്നത് പതിനൊന്നാള് കളിക്കുന്നതാണ് ഇത് ഏഴ്പേര് കളിക്കുന്നതാണ് ഇതിനുവലിയൊരു പ്രചാരണം പുറത്തില്ല നമ്മളാരാ നമ്മളെ എ ഇന്ത്യയിലും കേരളത്തിലും അത്പോലെ തമിഴ്‌നാട് ചെല ഭാഗങ്ങളിലൊക്കെ ഇണ്ട് പിന്നെ കളിയുടെ ക്രമമം എങ്ങനെയെന്ന് വെചായ്ഞ്ഞല് കളി കളി കളിക്കുന്നെ രീതി എങ്ങനെയാന്ന് വെച്ചയിഞ്ഞാല് പതിനൊന്ന് പേര് വീതമടങ്ങുന്ന രണ്ട് Team ഉകൾ തമ്മിലാണ് മത്സരം നടക്കുന്നത് പന്ത് കൈക്കലാക്കി എതിർ Team ൻറെ വലയിലേക്ക് അതായത് എതിർ Team ൻറെ Goal post ലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം തൊണ്ണൂറ് Minute ആണ് ഈ പതിനൊന്ന് പേര് കളിക്കുന്നയി അഹ് കളിയില് FIFA രേഖപ്പെടുത്തിയുള്ള സമയം തൊണ്ണൂറ് Minute ൻറെ ഉള്ളില്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

പന്ത് ലാക്കി കാലുകൾ കൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് നീങ്ങി Team അംഗങ്ങൾ തമ്മിൽ പരസ്പ്പരം പന്ത് കൈമാറി Goal വലയത് വല വലയത്തിനടുത്തെത്തുമ്പോൾ Goalkeeper കബളിപ്പിച്ച് പന്ത് വലയിലാകുക എന്ന്താണ് കളിയുടെ ഭ്രമം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 ഈ ഏഴ് പേര് കളിക്കുന്ന SevensFIFA യുടെ അംഗീകാരം ഇല്ലെങ്കിൽപ്പോലും ഇപ്പോൾ നമ്മുടെ നാ നാടുകളിലൊക്കെയൊരു നല്ല പ്രചാരണത്തിലാണ് ഒര് മ ലഹരിയെന്നു തന്നെ പറയാം കേരളത്തിൻറെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ പ്പോ ഒരു ലഹരിയെന്നുതന്നെ Football നെ ആഹ് ആഹ് അത് പിന്നെ രണ്ട് Team കൾ തമ്മില് ഭയങ്കര വാശിയോടെ ഭയങ്കര വാശിയോടെയും വീറോടെയുമായി കളിനടക്കുന്നത് ഇവിടെ കേരളത്തിലൊക്കെ Sevens എന്ന് പറയുന്ന ഈ Football ഏകദേശം അരമണിക്കൂറേ ഉണ്ടാവൂളു അല്ലെങ്കിൽ നാപ്പത് Minute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 പിന്നെ പന്ത് കളിക്കളത്തിൻറെ അതിർത്തിവരക്കോ പുറത്തേക്കോ പോകുമ്പാഴാണ് കളി നിയന്ത്രിക്കുന്ന Referee എ നിർത്തിവെക്കുമ്പോഴോ മാത്രമേ Football കളി നിശ്ചലമാകുന്നുള്ളു പിന്നെ

രാജകീയ തലത്തിൽ മത്സരിക്കുന്ന നൂറ്റിത്തൊണ്ണൂറ് ദേശീയ Team കളിൽ നിന്ന് മുപ്പത്രണ്ട് Team കൾ ഒരുമാസം നീണ്ടുനിൽക്കുന്ന ലോകകപ്പ് Football championship ന് യോഗ്യത നേടുന്നു ആഹ് ആഹ് അടുത്ത World cup നടന്നത് ഖത്തറിലാണ് അർജന്റീനയാണ് അത് നേടിയത് എല്ലാവർക്കുമറിയുന്നപോലെ ഏകദേശം നമ്മ നേരത്തമ്മള് പറഞ്ഞപോലെ ഇരുനൂറോളം എ രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന അതായത് നൂറ്റിതൊണ്ണൂറോളം ദേശീയ Team കളിൽനിന്നും മുപ്പത്തി രണ്ട് Team കൾക്ക് മാത്രോള്ളൂ കളിക്കാനുള്ളവസരം കിട്ടൂളു പ്പോതില് പിന്നെ ലോകകപ്പ്‌ മത്സരങ്ങൾ നടക്കുന്നതിനു മുമ്പുള്ള മൂന്ന് വർഷകാലയ നടക്കുന്ന യോഗ്യത Round മത്സരങ്ങളാണ് ഇപ്രകാരം മുപ്പത്തി രണ്ട് രാജ്യങ്ങൾക്ക് യോഗ്യത നേടുന്നത് വൻകരയുടെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്കുള്ള യോഗ്യത പിന്നെ Olympics ൽ Football ആണ് മറ്റൊരു പ്രധാന മത്സരം Olympics ഉം അതുപോലെ മ്മള് World cup പൊലത്തന്നെ ലോകകപ്പ് പോലത്തന്നെ Olympics ഉം ഇതേ Football മത്സരംഇണ്ട് പിന്നെ മറ്റു പ്രധാന മത്സരങ്ങളെങ്ങനെച്ചാല്

അതിറ്റലി League ആണ് അത്പോലെ German gunduz league indian super cup അങ്ങനെ പല രീതിയിലും ഈ Football മത്സരം നടക്കുന്നുണ്ട് ലോകത്തിൻറെ നാനാ ഭാഗത്തും ഇതുകൊണ്ട് പിന്നെ ജനങ്ങൾക്കെന്താ ഉപകരംന്ന് വെച്ചാഴിഞ്ഞാല് മ്മളിത് വളരെ പ്രയാസപ്പെട്ടിട്ട് മാനസ്സിക സമ്മർദ്ദങ്ങളും അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ആൾക്കാര് ഈ കളി ആസ്വദിക്കുന്നതോടൊപ്പം അവരുടെ പിന്നെ മനസികമായിട്ടുള്ളൊരു പിരിമുറുക്കത്തിന്ന് അവർക്കൊരു എന്താ പറയാ ഒരു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 വരാൻ കാരണം പിന്നെതിനെപ്പറ്റി പറയാണെങ്കില് അന്താരാഷ്രതലത്തിനിതിന് വ മറ്റു കായിക ഇനങ്ങളെ അപേക്ഷിച്ചിട്ട് ഭയങ്കര പ്രചാരണത്തിലാണ് വല്യ പ്രചാരണമാണ് Football ന് ഉള്ളത് പിന്നെ നമ്മുടെ ഏഷ്യയിലൊക്കെ ആണേലും Asian football എന്നപേരിലാണിതറിയപ്പെടുന്നത് പിന്നെ ഇതിലെ മികച്ച കളിക്കാരനെയും അതുപോലെ മികച്ച ലോക ലോകത്തിലെറ്റോം മികച്ച കളിക്കാരെനെക്കെ Football കളിക്കാരെനോക്കെ കണ്ടെത്താനുള്ള ഒര് പിന്നവസരം ഇതിലൂടെയുണ്ട് ഏറ്റോം നല്ല കളിക്കാരനാരാന്നൊക്കെ ലോകകപ്പിലൂടെയാണെങ്കില് ഏഷ്യയിലെ മികച്ച കളിക്കാരനാന്നറിയണമെങ്കിൽ Asian football

ഇതൊക്കെയാണ് Football നെ പറ്റി നിങ്ങളോട് കൂടുതൽ പറയാനുള്ളത് ഇത്രൊക്കെയുള്ളൂ പറയാനുള്ളു അപ്പോൾ ഇത്രേം നേരം ഞാനിതിനെപ്പറ്റി സംസാരിച്ചു എല്ലാവർക്കും നന്ദി നമസ്ക്കാരം

hello

നല്ല വിശേഷം.

ഞമ്മക്കുറച്ചു നേരം ഇ~ങ്ങനെ കുറച്ചു ചോദ്യങ്ങൾ ഒക്കെ ചോദിച്ച് സംസാരിച്ച് ഇരുന്നാലോ? ആഹ് സംസാരിക്കാം. അനക്ക് ഏറ്റവും ഇഷ്ടപെട്ട ഒരു color പറയു?

black red red red ഇഷ്ടപ്പെടാൻ കാരണം? മേമാക്ക് ഇഷ്ടപെട്ട color ഏതാ? എനിക്ക് ഇഷ്ടപെട്ട color~ red അന്നെ. red ഇഷ്ട്ടാണ്. ഉം പിന്നെ എന്തെക്കെ വിശേഷം? cooking അറിയോ? ആഹ് cooking കൊറച്ചൊക്കെ അറിയും.

എനിക്ക് ചായ ആഹ് പിന്നെ? അഹ് പഴംപൊരി.

ഉള്ളിവട.

എനിക്ക്~ ഒരുവിധം എല്ലാം cook ഈയാനറിയാം. ചോറ് ഇണ്ടാക്കാൻ അറിയാം, കറി ഇണ്ടാക്കാൻ അറിയാം പിന്നെ~ ചായ ഇണ്ടാക്കാൻ അറിയാം.

ട്ടറിയാ ബിരിയാണി, കുഴിമന്തി, നെയ്‌ച്ചോറ്, തേങ്ങാച്ചോറ് ഒക്കെണ്ടാക്കാനറിയാം. അനക്ക് ബിരിയാണിണ്ടാക്കാൻ അറിയോ? ഇല്ല. ബിരിയാണി ഇണ്ടാക്കാൻ അറിയോ?

hello ഇഷ്ടം ഉള്ള ബിരിയാണ്യെതാ?

ബിരിയാണ്യെതാ? ബീഫ്. എനിക്ക് ഇഷ്ടം ചിക്കനാ. ആഹ് പിന്നെ~ ഏതു player ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?

മെസ്സി.

ആഹ് എന്‍ടെ team മ് അര്‍ജന്റീനാണ്. പിന്നെ പ്രധാനപ്പെട്ട hobby കളെന്ത്യോക്യാന്നു പറയോ?

പിന്നെ? പിന്നെ മം ഓടികളിക്ക. അത്രേന്നെള്ളൂ.

game

പിന്നെ എന്തെക്കെ വിശേഷം? tour ഒക്കെ പോകാറുണ്ടോ?

travel ഈയുന്നൊക്കെ ഇഷ്ടാണോ? എങ്ങനെ പോവാറ്? family ആയിട്ടാണോ? അതോ friends ആയിട്ടാണോ?

ഏവ്ടെ എവിടേക്കെ പോയ്ക്കുണൂ?

ഏറ്റവും ഇഷ്ടപെട്ട place ഏതാ? ഇഷ്ട്ടപെ മൂന്നാർക്ക് പോകാനാണോ ആഗ്രഹം?

കാഞ്ഞിരപ്പുഴ. ആഹ് എനിക്കും ഇഷ്ട്ടാ കാഞ്ഞിരപ്പുഴ കാഞ്ഞ

അവിടെ park ഒക്കെ ഉണ്ടാവും ല്ലേ?

ആഹ് boating പിന്നെ വേറെ പുതിയത് items വന്ന്ക്കുണു. ആഹ് boating ല് കേറീട്ടുണ്ടോ? boating ല് ഇല്ല. പിന്നെ~ വടെ തേക്ക് museum കണ്ട്ക്കണോ?

നെലമ്പൂര് തേക്ക് museum.

അതോ boring ആണോ? അവിടെ എന്തൊക്യാ കണ്ടേ? തേക്ക് വെച്ചിട്ട് എന്തൊക്കെ കണ്ടു, തേക്കിന്‍ടെ? എന്തൊക്കെ items ആ കണ്ടേ? ന്‍ടെ~ കൊറേ items ഇണ്ട്. ഏതൊക്കെ items? അ~ത് പ്രതിമകള്

ആഹ് അതൊക്കെ കണ്ടു. നല്ല രസന്‍ണ്ടാര്‍ന്നു.